തേയില തോട്ടത്തിന്റെ വഴിയിൽ പുല്ലുകളും ചെടികളും ഒക്കെ വളർന്നു നിൽക്കുന്നുണ്ട്.

കൂടാതെ വെളിച്ചത്തിനായി മഞ്ഞ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്.

ഈ കെട്ടിടം ഒരു കാൻ്റീൻ ആണ് കാന്റീൻ ഇന്റെ വെളിയിൽ ആൾക്കാർക്ക് ഇരുന്നു കഴിക്കാനുള്ള അ കസേരകളും നിരത്തിയിട്ടിട്ടുണ്ട്.

കൂടാതെ ഇത് വളരെയധികം കാട് കയറിക്കിടക്കുന്ന ഒരു മൈതാനമാണ്.

എം സ്കൂൾ ഇന്റെ മെയിൻ കെട്ടിടത്തിന് ഇപ്പറയായി വ് വേറൊരു കെട്ടിടവും ഷീറ്റിട്ടൊരു കെട്ടിടവും കാണാം.

പള്ളിയുടെ സൈഡിലായി വേറൊരു കെട്ടിടവും കൂടിയുണ്ട് ഒരു ഓടിട്ട കെട്ടിടം.

കൂടാതെ ൻ ഇരുചക്രവാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും കൊടുത്തിട്ടുണ്ട്.

ഇതൊരു സ്കൂൾ ഇൻ്റെ ചിത്രമാണ് സ്കൂൾ ഇൻ്റെ പേര് എ_ജി പബ്ലിക് സ്കൂൾ .

സ്കൂൾ കെട്ടിടമാണ് സ്കൂളിൻ്റെ മുറ്റത്തായി ഒരു കാർ പാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്.

കൂടാതെ ഇരുനില കെട്ടിടമായതു കൊണ്ട് തന്നെ മ്മ് ഒരു സ്റ്റെപ്പും വെച്ചിട്ടുണ്ട് കേറാൻ ആയിട്ട്.

ക്രീം കളർ കലർന്നത് തന്നെ തന്നെ പിങ്ക് കളറുമാണ് പെയിന്റുകൾ അടിച്ചിരിക്കുന്നത്.

അതിൽ കൂടുതലും പശകളും പോളിഷ് സാധനങ്ങളുമാണ് ഇരിക്കുന്നത്.